കുറേ തടികൾ അടുക്കി വെച്ചിരിക്കുന്നതും തടികൾ കൊണ്ട് കെട്ടി നിർത്തിയിരിക്കുന്നതുമായ എന്തോ ഉപകരണങ്ങൾ ആണെന്ന് തോന്നുന്നു.

രണ്ടു വശങ്ങളിലായി മണലും മെറ്റലും നിറ കൂട്ടിയിട്ടിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്.

മൂന്നു തൊഴിലാളികളും ഒരു മൊതലാളിയുമാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു.

ഇത് നോക്കി മൂന്ന് പേർ അയിന്റെ ഓപ്പോസിറ്റ് നിൽപ്പുണ്ട്.

ടീച്ചറുടെ നിർദ്ദേശപ്രകാരം കുട്ടികൾ പടം വരയ്ക്കുന്നതായി കാണാൻ സാധിക്കുന്നു.

കുട്ടികൾക്ക് പടം വരയ്ക്കുന്നത് പറഞ്ഞു കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് ടീച്ചർ .

മഞ്ഞ നിറത്തിലും ഓറഞ്ച് നിറത്തിലുമുള്ള ജമന്തി പൂക്കൾ നിരത്തി വച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്.

കമ്പികളെല്ലാം കോൺക്രീറ്റ് ഇന് വേണ്ടി കെട്ടി വെച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്.

പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.

അംലാദി പോസ്റ്റ് ഓഫീസ് ആണ് കാണാൻ സാധിക്കുന്നത് അംലാദി പോസ്റ്റോഫീസ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയ ഒരു ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട്.

കുറച്ച് ബലൂണുകളും മറ്റ് പാർക്കിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഗോപുരവും കാണാൻ സാധിക്കുന്നു.

രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ജമന്തിപ്പൂ പറിക്കുന്നതായി കാണാൻ സാധിക്കുന്നു.

തിരക്കേറിയ ഈ സ്ഥലങ്ങളിൽ കുറച്ചു പേർ വട്ടം കൂടിയിരുന്ന് സംസാരിക്കുന്നതും ഒരാൾ തിരിഞ്ഞു നടക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്.

രണ്ട് ചെറുപ്പക്കാർ കറുത്ത നിറത്തിലുള്ള ജാക്കറ്റും ഒരാൾ ചാരനിറത്തിലുള്ള ജാക്കറ്റുമാണ് ഇട്ടിരിക്കുന്നത്.

ഒരു ഗ്രില്ലിട്ട വരാന്തയിൽ ഒരു കന്യാസ്ത്രീയും കുറച്ചു കുട്ടികളും നിൽപ്പുണ്ട്.

ഇതിനു നേരെ അടിയിലായി ഒരു പുരുഷൻ ഒരു കുഞ്ഞിനെയും പിടിച്ചു കൊണ്ട് നിൽക്കുകയും അവരുമായി രണ്ട് സ്ത്രീകൾ എന്തോ സംസാരിക്കുകയും ചെയ്യുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്.

ഒരു ബൈക്ക് ഇൽ ചാരി ഒര് ആൺകുട്ടി നിൽക്കുന്നതായി കാണാൻ സാധിക്കുന്നു.

നിറത്തിലുള്ള വലിയൊരു ബിൽഡിംഗ് കാണാൻ സാധിക്കുന്നുണ്ട് ബിൽഡിംഗ് ഇന്റെ മുമ്പിലായി ഹിന്ദി യിൽ എന്തോ എഴുതി വച്ചിട്ടുണ്ട്.

ബിൽഡിംഗിൻ്റെ മുൻപിലായി തന്നെ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തതായി കാണാൻ സാധിക്കുന്നു.

എയർപോർട്ട് ഇന്റെ മുൻവശത്തായി തിരക്കുകയറിയ തിരക്കേറിയ ജനങ്ങളെ കാണാൻ സാധിക്കുന്നു.

നീല മഞ്ഞ ചുമപ്പ് നിറങ്ങളിലുള്ള വളയങ്ങളും അവിടെ ഇട്ടിട്ടുണ്ട്.

ഒരു സാർ പഠിപ്പിക്കുന്നതായും കാണാൻ സാധിക്കുന്നു ഒരു ടീച്ചറ് കൈകെട്ടി നിൽക്കുന്നൊണ്ട്.

ഇവരുടെ പുറകിലായി ഒരു ഓല മേ ഓലയും മൂലയും മേഞ്ഞ കുടിലും കാണാൻ സാധിക്കും.

ഒരു തുറന്ന വരാന്തയിൽ അഞ്ചു കുട്ടികൾ ഇരിക്കുന്നതായി കാണാം.

ചാർട്ടുകൾ വെട്ടി പല രീതിയിലുള്ള എക്സ്പീരിമെൻ്റുകൾ ചെയ്യുകയാണെന്ന് തോന്നുന്നു.

ആൺകുട്ടിയുടെ കൈയിൽ കത്രികയും താഴെ നിന്നും മറ്റെന്തൊക്കെയോ വസ്തുക്കൾ പെറുക്കിയെടുക്കുന്നതായും കാണാം.

പുറത്ത് ഒരു വ്യക്തിയുടെ ചെരുപ്പ് കിടക്കുന്നതായി കാണാൻ സാധിക്കുന്നു.

കുറച്ചുപേർ തിരക്കിട്ട് ബസ്സിനകത്തേക്ക് കയറാനും മറ്റു ചിലർ വേറെങ്ങോട്ടോ പോവാനും നിൽക്കുന്നതായി കാണാം.